ഭക്ഷണം എല്ലാം കഴിച്ചു ഇങ്ങനെ ഫോണില് പിന്ന ഏച്ചിക്കു കുറച്ചു പൈസ അയച്ചു കൊടുക്കാനുണ്ടായിരുന്നെ അത് ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി നോക്കായിരുന്നു അതിനിടയ്ക്കാണ് നിന്റെ വിളി വന്നത് ആഹ് അതെ ഇപ്പം നമ്മക്ക് ഒരാവശ്യം ഉണ്ടെങ്കില് എന്താ പറയാ ഫോണിൽ തന്നെ അങ്ങ് അയച്ചുകൊടുക്കലോ അല്ലെ അതെ അതുകൊണ്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ കുറച്ചു എളുപ്പായില്ലെ അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് അത്യാവശ്യം വന്നിട്ടായിരുന്നു രാത്രിയില് ഈ സമയത്തു ഏച്ചി വിളിച്ചിട്ടു കുറച്ചു പൈസ അയച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചതായിരുന്നു മുൻപ് എല്ലാമാണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒന്നുകിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും അതെ ഒന്നുകിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നാളെ രാവിലെ ബാങ്കിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഇത് ഇപ്പൊ ഒന്നുല്ല പറഞ്ഞ നിമിഷം ഇപ്പം അഞ്ചു മിനിട്ടു മുൻപാണ് പറഞ്ഞത് ഇങ്ങനെ പൈസ അയച്ചു തരുമോ എന്നത് പെട്ടെന്ന് തന്നെ ഗൂഗിൾ പേ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ പൈസ അയച്ചുകൊടുക്കാൻ നോക്കിയതായിരുന്നു പക്ഷെ ചില സമയത്തൊന്നും ഇത് വർക്ക് ആവുന്നുമില്ലല്ലോ അതെയതെ പക്ഷെ എന്ത പറയാ പണ്ടത്തേക്കാൾ അപേക്ഷിച്ചു നോക്കുമ്പോൾ വലിയൊരു മാറ്റം തന്നെയല്ലേ ഇപ്പം നമ്മൾക്ക് സംഭവിച്ചത് അതെ ഓരോന്നും പിന്നെ നമ്മക്ക് ചെയ്യാൻ പറ്റുന്നതിനനുസരിച്ചു കാലത്തിനനുസരിച്ചു എന്ന് പറഞ്ഞതുപോലെ ഓരോ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എല്ലാ കാര്യത്തിലും മാറ്റങ്ങൾ വന്നു എത്രയോ പുരോഗമിച്ചല്ലോ കാര്യങ്ങൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അതെ മൊത്തത്തിൽ എല്ലാ കാര്യവും നമ്മക്ക് ഇപ്പൊ പൈസ നമ്മക്ക് കയ്യിൽ വെക്കേണ്ട ആവശ്യമേ വരുന്നില്ലല്ലോ എല്ലാം ക്രെഡിറ്റ് കാർഡുകളും മറ്റേതും നമ്മൾ ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയാലും അല്ലെങ്കിൽ സാധാരണ പലചരക്കു കടയിൽ പോലും ഇപ്പൊ പൈസ കയ്യിൽ വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എല്ലാം ഗൂഗിൾ പേ മുഖേനയും കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഇപ്പൊ ബാങ്കുകളും നമ്മളെ നാട്ടിൽ കൊറേ വന്നില്ലേ ഇപ്പൊ ഗ്രാമീണ ബാങ്കുകളും കാർഷിക വികസന ബാങ്ക് അങ്ങനെയുള്ള ബാങ്ക്, വ്യവസായ ബാങ്ക് എല്ലാത്തിനും നമ്മള് ഈ ഓൺലൈൻ ഇടപാടും ബാങ്കും തമ്മിൽ നല്ല ബന്ധമുണ്ടല്ലോ അതെ ഇപ്പൊ എല്ലാടത്തും നാട്ടിൻപുറങ്ങളിൽ കൂടി പിന്നെ ബാങ്കുകളുടെ സാന്നിധ്യം എല്ലാടത്തും കാണാണ്ടായി സഹകരണ ബാങ്കുകൾ അടക്കമുള്ളത് മുൻപ് എന്ന് വച്ചാൽ നമ്മക്കൊരു എസ് ബി ഐ ബാങ്കോ അല്ലെങ്കിൽ സെൻട്രൽ ഗോവെര്ന്മേന്റിന്റെ ഒരു ബാങ്കിൽ പോകണമെങ്കിൽ കുറെ ദൂരം പോകണമായിരുന്നു ടൌൺ ട്ടോ ടൌൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ പക്ഷെ അങ്ങനെയല്ലലോ ഇപ്പോൾ എല്ലാടത്തും നമ്മക്ക് എവിടെ വേണമെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലും അതെ ഗ്രാമ പ്രദേശങ്ങളിലും എല്ലാടത്തും നമ്മക്ക് ഈ എന്തെങ്കിലും ആവശ്യം വന്നാൽ ദൂരത്തേക്ക് പോകേണ്ട ആവശ്യം ഇപ്പോൾ വരുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ടന് അതെ ഇപ്പൊ സഹകരണ ബാങ്കുകൾ എല്ലാം നമ്മളെ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്

ഇപ്പൊ പിഗ്മി കളക്ഷൻ പോലെ ഓരോരോ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ചെറിയ ചെറിയ നമ്മളേതായ പത്തോ അയ്മ്പതോ നൂറോ എത്രയാ ഉള്ളതെന്ന് വച്ചാൽ അത് ഇട്ടിട്ട് പിന്നെ ഒരു ആവശ്യം നമ്മക്ക് എപ്പോഴാണോ വരുന്നേ ആ സമയത്തു പൈസ തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ സഹകരണ ബാങ്ക് ഇപ്പൊ ഒരുപാട് ഇപ്പൊ ആൾക്കാരുമായി സഹകരിച്ചു പോകുന്നുണ്ടല്ലോ ഇപ്പൊ ആണ് ശരിക്കും സഹകരണ ബാങ്ക് ആയത് അതെയതെ ഇപ്പൊ അതുമാത്രമല്ല തൊഴിലുകളും ആ മേഖലയിൽ തന്നെ എത്ര തൊഴിലുകളും ഇപ്പ പറഞ്ഞപോലെ സ്ത്രീകൾക്കും കിട്ടുന്നുണ്ടല്ലോ

ആഹ് നമ്മക്ക് അറിയുന്ന ആൾക്കാർ നമ്മക്ക് അടുത്ത ബന്ധുക്കള് എല്ലാം ഉണ്ട് പണം പിരിക്കാനായിട്ടു പോകുന്ന ആൾക്കാരും ഇന്ന് ഇപ്പൊ അങ്ങനെ നടന്നു നാളെ അവര്ക്ക് ബാങ്കിൽ തന്നെ ജോലി കിട്ടുമായിരിക്കും

അതെ കൂടുതൽ ഗുണങ്ങൾ തന്നെയാണ് നമ്മക്ക് പറയാനുള്ളത് . നേരെത്തെ പറഞ്ഞപോലെ ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ആശുപത്രിയിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ വലിയ പൈസ നമ്മളെ കയ്യിൽ കരുതിയിട്ടില്ലെങ്കിൽ നമുക്കൊരു ഗുണം തന്നെയല്ലേ

ആഹ് ശരിയാണ് ഇന്ദിരാഗാന്ധിന്റെ സമയത്തായിരുന്നു ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് അത് കഴിഞ്ഞതിനു ശേഷം ഇപ്പം ഒരുപാട് ബാങ്കുകൾ കുറയുന്നുമുണ്ടെന്നു തോന്നുന്നു അല്ലെ ബാങ്കുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലയിച്ചിട്ടും സ്വകാര്യവൽക്കരിക്കുന്ന ഒരു ഭീഷണി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ജനജീവിതത്തിന് നല്ല മാറ്റങ്ങൾ തന്നെയാണ് ബാങ്കുകൾ വഴി ഉണ്ടായത്

ആ രീതിയിൽ നമ്മക് ഇപ്പൊ ഒരു ഹോം ലോൺ വേണമെങ്കിൽ വീട്ടു ആവശ്യത്തിന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ബാങ്കുകളുമായിട്ട് ബന്ധപെട്ടിട്ടു ഇപ്പൊ സഹായം കിട്ടുന്നുണ്ടല്ലോ നമ്മളെ ഇങ്ങോട്ട് തേടി വരുന്നുണ്ട് എന്നുള്ളതാണ് ബാങ്കുകൾ നമ്മക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ

അതെ നല്ല രീതിയിൽ തന്നെ അതെ മനുഷ്യന് ഏറ്റവും ആവശ്യം പണമാണ് ആ പണത്തിന്റെ ഇടപാട് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നതിനു അനുസരിച്ചു മനുഷ്യന്റെ ഓരോ ആവശ്യങ്ങളും വേഗം വേഗം നടക്കും അപ്പൊ അതിനനുസരിച്ചു തന്നെ മനുഷ്യരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളുമുണ്ടാവും ആഹ് അങ്ങനെ നടക്കട്ടെ